കംപ്യൂട്ടറുകളെ കുറിച്ച് അറിയുന്നതിനുള്ള സ്പോകെൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഒരു കംപ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ അത് പോലെ അവ ബന്ധിപ്പിക്കുന്നതിനെ കുറിച്ച്
പ്രധാനമായും രണ്ട് തരത്തിലുള്ള കംപ്യൂട്ടറുകൾ ഉണ്ട്
Desktopഅല്ലെങ്കിൽ പെർസണൽ Computerഉം Laptopഉം
ഇക്കാലത്ത് ടാബ്ലെറ്റ് പിസിഎസ് അല്ലെങ്കിൽ tabsഉം പ്രചാരത്തിലുണ്ട്
ഒരു കംപ്യൂട്ടറിന്റെ പ്രവർത്തികൾ ഒരു കംപ്യൂട്ടറിന് പ്രധാനമായും അഞ്ച് പ്രവർത്തികൾ ആണ് ഉള്ളത്
ഇത് ഇൻപുട്ട് വഴി ഡേറ്റ അല്ലെങ്കിൽ നിർദേശങ്ങൾ സ്വീകരിക്കുന്നു
യൂസറിന്റെ ആവശ്യാനുസരണം ഡേറ്റ പ്രോസസ് ചെയ്യുന്നു
ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു
outputന്റെ രൂപത്തിൽ ഫലങ്ങൾ തരുന്നു
കംപ്യൂട്ടറിനുള്ളിലെ എല്ലാ operationനുകളും നിയന്ത്രിക്കുന്നു
ഒരു കംപ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടന ഈ ബ്ലോക്ക് diagramത്തിൽ കാണിക്കുന്നു
ഇൻപുട്ട് യുണിറ്റ് സെൻട്രൽ പ്രോസസിങ് യുണിറ്റ് ഔട്ട്പുട്ട് യുണിറ്റ് ഒരു കംപ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് dataയും programsഉം എന്റർ ചെയ്യുന്നതിന് ഇൻപുട്ട് യുണിറ്റ് സഹായിക്കുന്നു
ചില ഇൻപുട്ട് ഡിവൈസസ് കീബോർഡ് മൌസ് കാമറ സ്കാനർ
സെൻട്രൽ പ്രോസസിങ് യുണിറ്റ് ഗണിതകവും യുക്തിപരവുമായ ഓപ്പറേഷനുകൾ നടത്തുകയും dataയും നിർദേശങ്ങളും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു
സാധാരണയായി ഒരു സെൻട്രൽ പ്രോസസിങ് യുണിറ്റ് അല്ലെങ്കിൽ സിപിയു ഇത് പോലെയിരിക്കും
ഈ unitന്റെ മുൻ വശത്തും പുറകിലും ധാരാളം portകൾ ഉണ്ട്
അവയെ കുറിച്ച് കുറിച്ച് കഴിഞ്ഞ് പഠിക്കാം
ഇത് dataഉം നിർദേശങ്ങളും വീകരിച്ച് അവ പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഫലങ്ങൾ തരുന്നു
ഒരു പ്രവർത്തനം നടത്തുന്നതിനെ പ്രോസസിങ് എന്ന് പറയുന്നു
സ്റ്റോറേജ് unitൽ dataയോടും നിർദേശങ്ങളോടും ഒപ്പം ഔട്ട്പുട്ട് സ്റ്റോർ ചെയ്യുന്നു
ഡേറ്റയിൽ നിന്നും റിസൾട്ടും കാണാൻ സഹായിക്കുന്ന യൂണിറ്റിനെ ഔട്ട്പുട്ട് യുണിറ്റ് എന്ന് പറയുന്നു
ചില ഔട്ട്പുട്ട് ഡിവൈസസ് മോണിറ്റർ പ്രിന്റർ സാധാരണയായി ഒരു ഡെസ്ക്ടോപ്പ് കംപ്യൂട്ടറിന് നാല് ഭാഗങ്ങൾ ഉണ്ട്
മോണിറ്റർ സിപിയു കീബോർഡ് മൌസ് കാമറ പ്രിന്റർ സ്കാനർ എന്നിവയും ഒരു കംപ്യൂട്ടറുമായി ഘടിപ്പിക്കാം
ഇതാണ് മോണിറ്റർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ
ഇത് ഒരു ടിവി സ്ക്രീൻ പോലെയാണ്
ഇതാണ് ഒരു കംപ്യൂട്ടറിന്റെ ദൃശ്യങ്ങൾ സാധ്യമാക്കുന്ന യുണിറ്റ്
ഇത് കംപ്യൂട്ടറിന്റെ യൂസർ ഇന്റർഫേസ് കാണിക്കുന്നു
കീ ബോർഡും മൌസും ഉപയോഗിച്ച് ഒരാൾക്ക് വിവിധ പ്രോഗ്രാമുകൾ ഓപ്പൺ ചെയ്യുവാനും കംപ്യൂട്ടറുമായി സമ്പർക്കം പുലർത്തുവാനും കഴിയുന്നു
ഒരു കംപ്യൂട്ടറിലേക്ക് ടെക്സ്റ്റ് ക്യാരക്ടർസ് കമാൻഡ്സ് എന്നിവ എന്റർ ചെയ്യുന്നത് keyboardലൂടെയാണ്
ഇതാണ് കമ്പ്യൂട്ടർ മൌസ്
സാധാരണയായി ഇതിന് രണ്ട് ക്ലിക്കബിൾ ബട്ടണുകളും അതിനടിയിൽ ഒരു സ്ക്രോൾ ബട്ടണും ഉണ്ടായിരിക്കും
പല പ്രവർത്തികൾക്കും മൌസിന്റെ ഇടത്തേ ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത്
മൌസിന്റെ വലത്തേ ബട്ടൺ ഷോർട്ട് കട്ട്സ് പോലുള്ള അത്ര സാധാരണമല്ലാത്ത പ്രവർത്തികൾക്കാണ് ഉപയോഗിക്കുന്നത്
മുകളിലേക്കോ താഴേക്കോ സ്ക്രോൾ ചെയ്യുന്നതിന് സ്ക്രോൾ ബട്ടൺ ഉപയോഗിക്കുന്നു
കംപ്യൂട്ടറുമായി സമ്പർക്കം പുലർത്തുന്നതിന് കീബോർഡ് കൂടാതെയുള്ള മാർഗം ആണ് കമ്പ്യൂട്ടർ മൌസ്
ഇപ്പോൾ CPUന്റെ വിവിധ ഭാഗങ്ങൾ കാണാം
CPUവിന് മുന്നിൽ വ്യക്തമായി കാണപ്പെടുന്ന ബട്ടൺ ആണ് പവർ ഓൺ സ്വിച്ച്
കംപ്യൂട്ടർ ഓൺ ചെയ്യാനായി ഈ സ്വിച്ചിൽ പ്രസ് ചെയ്യണം
ഇവിടെ ഒരു റിസെറ്റ് ബട്ടണും ഉണ്ട്
ആവശ്യമെങ്കിൽ കംപ്യൂട്ടർ റെസ്റ്റാർട്ട് ചെയ്യുവാൻ ഇത് സഹായിക്കുന്നു
അത് പോലെ മുൻവശത്ത് രണ്ടോ അതിൽ അധികമോ യുഎസ്ബി portsഉം ഒരു dvdcd റോം reader വ്രൈട്ടർ ഉം കാണാം
കംപ്യൂട്ടറിൽ pen ഡ്രൈവ്സ് കണക്ട് ചെയ്യുന്നതിന് യുഎസ്ബി പോർട്ട്സ് ഉപയോഗിക്കുന്നു
ഒരു ഡിവിഡി അല്ലെങ്കിൽ സിഡി റൈറ്റ് അല്ലെങ്കിൽ റീഡ് ചെയ്യുന്നതിന് dvdcd റോം reader വ്രൈട്ടർ ഉപയോഗിക്കുന്നു
ഇപ്പോൾ കംപ്യൂട്ടറിന്റെ പുറക് വശം നോക്കാം
കംപ്യൂട്ടറിന്റെ മറ്റ് ഉപകരണങ്ങളുമായി സിപിയു കണക്റ്റ് ചെയ്യുന്നതിന് ഈ പോർട്ട്സ് ഉപയോഗിക്കുന്നു
അതിനായി കേബിൾസ് ഉപയോഗിക്കുന്നു
CPUവിന് ഉള്ളിൽ ധാരാളം ഘടകങ്ങൾ ഉണ്ട്
കംപ്യൂട്ടർ ഓൺ ആയിരിക്കുമ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് മൂലം ചൂടാകുന്നു
പുറകിലുള്ള ഫാനുകൾ പ്രവർത്തിച്ച് ഇവയെ തണുപ്പിക്കുന്നു
അല്ലെങ്കിൽ ഓവർഹീറ്റിങ് CPUവിനെ കേട് വരുത്തുകയും ഡേറ്റ നഷ്ടപ്പെടുന്നതിന് കാരണമാകുകയും ചെയ്യുന്നു
ഇത് കേസ് കൂളിങ് ഫാൻ ആണ്
ഇത് CPUവിന്റെ ഊഷ്മാവ് സാധാരണ നിലയിലാക്കുകയും ഓവർഹീറ്റിങ് തടയുകയും ചെയ്യുന്നു
പവർ സപ്ലൈ യുണിറ്റ് പിഎസ്യു കംപ്യൂട്ടറിന് വേണ്ട പവർ നല്കുന്നു
വിവിധ ഘടകങ്ങൾ CPUവുമായി ബന്ധിപ്പിക്കുന്നതെങ്ങനെ എന്ന് പഠിക്കാം
ഇവിടെ കാണുന്നത് പോലെ എല്ലാ componentsഉം ടേബിളിൽ വയ്ക്കുക
എല്ലാ cablesഉം ടേബിളിൽ വയ്ക്കുക
ആദ്യമായി മോണിറ്റർ CPUവുമായി കണക്റ്റ് ചെയ്യാം
ഇവിടെ കാണുന്നത് പോലെ പവർ കേബിൾ monitorമായി ഘടിപ്പിക്കുക
മറ്റേ അറ്റം പവർ സപ്ലൈ socketമായി ഘടിപ്പിക്കുക
ഇതാണ് CPUവിന്റെ പവർ കേബിൾ
ഇത് പോലെ CPUവുമായി കണക്റ്റ് ചെയ്യുക
എന്നിട്ട് പവർ സപ്ലൈ socketമായി ബന്ധിപ്പിക്കുക
അടുത്തതായി കീബോർഡ് കേബിൾ CPUമായി ബന്ധിപ്പിക്കുക
keyboardന്റെ പോർട്ട് സാധാരണയായി പർപ്പിൾ നിറത്തിൽ ആയിരിക്കും
പച്ച നിറത്തിൽ കാണുന്ന portമായി മൌസ് കണക്റ്റ് ചെയ്യുക
മറ്റൊരു രീതിയിൽ യുഎസ്ബി keyboardഉം mouseഉം യുഎസ്ബി portsമായും ബന്ധിപ്പിക്കാം
ബാക്കിയുള്ള യുഎസ്ബി portsൽ പെൻ ഡ്രൈവ് ഹാർഡ് ഡിസ്ക് തുടങ്ങിയവ കണക്റ്റ് ചെയ്യാം
ഇതാണ് ലാൻ കേബിൾ
ഇതാണ് ലാൻ പോർട്ട്
കംപ്യൂട്ടറിനെ നെറ്റ് വർക്കുമായി ബന്ധിപ്പിക്കുന്ന വയർഡ് കണക്ഷൻ ആണിത്
ലാൻ cableന്റെ മറ്റേ അറ്റം മോഡെം അല്ലെങ്കിൽ wi ഫി routerമായി ബന്ധിപ്പിക്കണം
wi ഫി കണക്ഷൻസ് കോൻഫിഗർ ചെയ്യുന്നതെങ്ങനെ എന്ന് മറ്റൊരു ട്യൂട്ടോറിയലിൽ പഠിക്കാം
ലാൻ പോർട്ട് പ്രവർത്തന സജ്ജമാണെങ്കിൽ ലെഡ് ലൈറ്റ് മിന്നുന്നു
CPUൽ മറ്റ് സീരിയൽ portsഉം ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം
പിഡിഎഎസ് മോഡെം തുടങ്ങിയ സീരിയൽ ഡിവൈസസ് കണക്റ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു
CPUവിൽ ചില പറല്ലേൽ portsഉം ഉണ്ടെന്ന് കാണാം
പ്രിന്റർ സ്കാനർ തുടങ്ങിയ ഉപകരണങ്ങളും കണക്റ്റ് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നു
ഇപ്പോൾ ഓഡിയോ ജാക്ക്സ് ശ്രദ്ധിക്കുക
പിങ്ക് നിറത്തിലെ പോർട്ട് മൈക്രോഫോണ് ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നു
നീല നിറത്തിലെ പോർട്ട് റേഡിയോ ടേപ്പ് പ്ലേയർ തുടങ്ങിയവയിൽ നിന്നുള്ള ലൈൻ ഇൻ കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു
പച്ച നിറത്തിലെ പോർട്ട് headphoneസ്പീക്കർ അല്ലെങ്കിൽ ലൈൻ ഔട്ട് കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു
ഇപ്പോൾ നമ്മൾ എല്ലാ ഉപകരണങ്ങളും കണക്റ്റ് ചെയ്തു
ഇനി കംപ്യൂട്ടർ ഓൺ ചെയ്യാം
ആദ്യമായി monitorലേയും CPUവിലേയും പവർ സപ്ലൈ ബട്ടണുകൾ സ്വിച്ച് ഓൺ ചെയ്യുക
ഇപ്പോൾ monitorൽ പവർ ഓൺ ബട്ടൺ പ്രസ് ചെയ്യുക
എന്നിട്ട് CPUവിലെ പവർ ഓൺ സ്വിച്ച് പ്രസ് ചെയ്യുക
സാധാരണയായി കംപ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ കറുത്ത സ്ക്രീനിൽ വാക്കുകളുടെ ഒരു നിര കാണാം
കംപ്യൂട്ടറിന്റെ സെൻട്രൽ പ്രോസസിങ് unitനെ കുറിച്ചുള്ള വിവരങ്ങൾ നല്കുന്ന ബയോസ് സിസ്റ്റം ആണിത്
കമ്പ്യൂട്ടർ മെമ്മറി ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവ്സ് തുടങ്ങിയവയെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു
കംപ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ CPUവിന് ആദ്യത്തെ നിർദേശങ്ങൾ നല്കുന്ന സോഫ്റ്റ് വെയർ ആണ് ബയോസ്
ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്ന പ്രോസസിനെ ബൂട്ടിംഗ് എന്ന് പറയുന്നു
ആവശ്യമായ എല്ലാ പരിശോധനകൾക്കും ശേഷം നിങ്ങൾക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇന്റർഫേസ് കാണാം
നിങ്ങൾ ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാം
നിങ്ങൾ ഉപയോഗിക്കുന്നത് വിൻഡോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീൻ കാണാം
ഇപ്പോൾ ഒരു ലാപ്ടോപ്പ് നോക്കാം
കൊണ്ട് നടക്കാവുന്ന ചെറിയ കംപ്യൂട്ടർ ആണ് ലാപ്ടോപ്സ്
ഒരാൾക്ക് മടിയിൽ വച്ച് ഉപയോഗിക്കാൻ പാകത്തിൽ ചെറുതും ഭാരം കുറഞ്ഞതുമാണ് ലാപ്ടോപ്പ്
അതിനാലാണ് ഇതിനെ laptopഎന്ന് വിളിക്കുന്നത്
ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ന്റെ അതേ ഘടകങ്ങൾ ഇതിനും ഉണ്ട്
ഡിസ്പ്ലേ കീബോർഡ് പോയിന്റ് ചെയ്യുന്നതിനും നാവിഗേറ്റ് ചെയ്യുന്നതിനും ഉള്ള ടച്ച്പാഡ് cdഡിവിഡി reader വ്രൈട്ടർ ഒരറ്റ യൂണിറ്റിൽ നിർമിച്ചിട്ടുള്ള micഉം speakersഉം
ഇതിനൊരു ലാൻ portഉം യുഎസ്ബി portsഉം ഉണ്ട്
laptopനെ projectorമായി ഘടിപ്പിക്കാൻ ഒരു വീഡിയോ portഉം ഉണ്ട്
micന്റേയും headphonesന്റേയും ഓഡിയോ ജാക്ക്സ് അവയുടെ ഐക്കൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും
ഇതാണ് laptopലെ ഇൻബിൽറ്റ് ആയ കൂളിങ് ഫാൻ
ഇത് laptopനെ overheatingൽ നിന്ന് സംരക്ഷിക്കുന്നു
laptopന് പവർ കൊടുക്കുന്നത് ഒരു എസി adapterഉം റീചാർജബിൾ batteryഉം ഉപയോഗിച്ചാണ്
അതിനാൽ ഇതിനെ പവർ sourceൽ നിന്നും മാറ്റി കൊണ്ട് നടക്കാവുന്നതാണ്
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് ഒരു desktopന്റേയും laptopന്റേയും വിവിധ ഭാഗങ്ങൾ
ഒരു ഡെസ്ക്ടോപ്പിലെ വിവിധ ഘടകങ്ങൾ ബന്ധിപ്പിക്കുന്നത്
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ